hello നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ വായിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന ഒരു കാലം ഉണ്ട് നമ്മുടെ കുട്ടികാലം ഇന്ന് ഉള്ള കുട്ടികൾക്കു കിട്ടാതെ പോയ നല്ല ഒരു കാലം നമ്മുടെ ഒക്കെ കുട്ടിക്കാലവും ഇന്നത്തെ കുട്ടികളുടെ കാലവും നം തമ്മിൽ ഏറെ വ്യത്യാസം ഉണ്ട് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ വന്നപ്പോൾ അന്ന് അത് ഇല്ലാത്ത ഒരു കാലം അന്ന് കുട്ടിക്കാലത്തു പ്രകൃതിയോട് അടുപ്പം ഉള്ള ഒരു കാലഘട്ടം ആയിരുന്നു കഴിഞ്ഞു പോയതും ഇനി തിരിച്ചു കിട്ടാത്തതും ആയ നമ്മുടെ കുട്ടിക്കാലം എന്ത് നല്ല മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചു അതും അങ്ങനെ കടന്നു പോയി ആ നിമിശങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ തിരിഞ്ഞു ആ കുട്ടികാലത്തെ പോകുവാൻ തോന്നുന്നു എല്ലാവർക്കും പറയാൻ ക കാണും കുട്ടികാലത്തെ കുറിച്ച് അന്ന് പ്രകൃതിയോട് അടുപ്പമുള്ള ഒരു കാലം ആയിരുന്നു

എൻ്റെ കുട്ടിക്കാലത്തു ചെമ്പരത്തി പൂക്കൾ ഇല്ലാത്ത വീട് ഇല്ല വീടിൻ്റെ വഴിയിൽ ചെമ്പരത്തി പൂക്കൾ വലുതായി നിൽക്കുന്നത് കാണാൻ എന്ത് രസം ആണ് അതിൻ്റെ പൂ പറിച്ചു അതിന്റെ തേൻ കുടിക്കുന്ന ഒരു കാലം ഇന്ന് കുട്ടികൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കടകളിലെ മിഠായി ഇരിക്കുന്നത് ഒക്കെ നല്ല രസമാണ് പല നിറത്തിൽ ഒക്കെ ആയി അങ്ങനെ അത് ഒന്നും മറക്കാൻ പറ്റില്ല അന്ന് അമ്പത് പൈസ ഇരുപത്തിഅഞ്ച് പൈസ പത്തു പൈസ ഇന്ന് നീള നീളുന്നു മുഠായിയുടെ വിലകൾ

മിഠായിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു എൻ്റെ പിറന്നാൾ ദിവസം കുഞ്ഞിലേ എൻ്റെ പിറന്നാളിന് തല്ലെന്നു ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നാളെ എൻ്റെ പിറന്നാൾ ആണ് ഞാൻ മിഠായി ആയിട്ട് വരാം വീട്ടിൽ നിന്ന് cash തരും എന്ന ഒരു വിശ്വാസവും ആയിട്ട് ആണ് പറഞ്ഞത്. പറഞ്ഞിട്ട് കാര്യം ഇല്ല സംഗതി ചിറ്റിപോയി എത്ര കരഞ്ഞിട്ടും തന്നില്ല വേറെ ഒന്നും കൊണ്ടു അല്ല cash ഇല്ല രാവിലെ school ൽ പോകാൻ cash താഏർ തരാതെ ഞാൻ school ൽ പോകില്ല എന്ന് കരഞ്ഞു എന്നെ തല്ലി പറഞ്ഞുവിട്ടു അത് ഒക്കെ ഇന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ചിരിവരുന്നു അന്ന് എല്ലാവരും school ൽ പോയതിനു ശേഷമാണ് ഞാൻ പോയത് അങ്ങനെ എൻ്റെ ഒരു പിറന്നാള് കരഞ്ഞു ഞാൻ ആഘോഷിച്ചു ഇന്ന് ഒക്കെ എല്ലാവരും മേടിച്ചുകൊടുക്കും അതും ഏറ്റവും നല്ലത് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ പിറന്നാളിന് ചെലവ് ആർക്കും ചെയിതിട്ടില്ല അത് ആഘോഷിച്ച് ആഘോഷിട്ടാ ആഘോഷിച്ചിട്ടും ഇല്ല അന്ന് പിറന്നാളിന് ഒന്നും കിട്ടിയതുമില്ല അങ്ങനെ ഒക്കെ ഇന്ന് ചിരി അന്നുവരുന്നത് അത് ഒക്കെ ഓർത്തിട്ട് ഒരു ദിവസം ഒക്കെ കിട്ടിയാൽ രാവിലെ ഇറങ്ങും കളിക്കാൻ തിരിച്ചു വീട്ടിൽ കയറുന്നതു രാത്രി ആകും തിരിച്ചു വരുമ്പോൾ അമ്മയുടേ വഴക്കു ഉണ്ടാകും എങ്ങനെ പറയാതിരിക്കും ശരീരം ആകെ ചെളിയായി അന്ന് കളിയും ചിരിയും ഒക്കെ ആയി അങ്ങനെ അന്ന് തന്നെ അങ്ങനെ ആയിരുന്നു

പിന്നെ വീട്ടിൽ തന്നെ computer game ഒക്കെ കളിച്ചു ഇരിക്കും എല്ലാം google പ്രകൃതിയോട് ചേരുവാൻ ഇപ്പോൾ കഴിയുന്നില്ല അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല എല്ലാം വീട്ടിലെ computer വഴി പണ്ട് കാലത്തെ കുട്ടിക്കാലം ഒക്കെ പോയി അന്ന് എത്ര മഴ നഞ്ഞാലും പനിയോ രോഗമോ ഇല്ല ഇന്ന് അന്നേ മാറിയിരിക്കുന്നു ഇന്നത്തെ കുട്ടികൾക്ക് വരാത്ത രോഗം ഇല്ല ഇന്ന് കഴിക്കാൻ ഉണ്ട് അന്ന് കഴിക്കാൻ ഒന്നും ഇല്ല എന്നാലും കളിച്ചു നടക്കുമ്പോൾ ശരീരം രോഗത്തെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു കഴിവുണ്ട് ഇനി ഇന്ന് ഏർ തിരിച്ച് കിട്ടും ആ പഴയ നാളുകൾ ആ രസം ഉള്ളനാളുകൾക്കു പകരമായി വേറെ ഒരു കാലഘട്ടം ഇല്ല അത് ഒക്കെ ഇനി വെറും ഓർമ്മകൾ മാത്രമായി ചുരുങ്ങി നാം ഓരോരുത്തരുടെയും മനസ്സിൽ പച്ച വിരിച്ചു കിടക്കുന്ന കുട്ടിക്കാലം ഒരിക്കലും നിറം മങ്ങാത്ത ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ കുട്ടിക്കാലം എൻ്റെ മകൾ ഉൾപ്പെട്ട

പഴയ ഒരു നായർ തറവാട്ടിൽ ആണ് ജനിച്ചത് ഏഴാം class കഴിയും വരെ അമ്മയുടെ തറവാട്ടിൽ ആയിരുന്നു ആലുവ ദേശം എന്ന ഗ്രാമം ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ചുറ്റും പിന്നെ എല്ലാവരും ബന്ധുകൾ എവിടെ വേണേലും എപ്പോൾ വെണേലും കേറി ചെല്ലാം ആലുവ പുഴ അന്ന് മനോഹരം അവിടെ കടലിൽ ഏർ കടവിൽ എല്ലാവരും കുളിക്കാൻ പോകും കുട്ടികളെ ദൂരേക്ക് നീന്താൻ അനുവദികി ക്കില്ല എന്നാലും മുങ്ങാംകുഴി ഇട്ട് നീന്തുന്നത് ഒരു അനുഭവം ആയിരുന്നു എനിക്ക് രണ്ട് അനിയത്തിമാർ പൊതുവെ ശാന്ത പ്രകൃതം ആയ ഞാൻ ആണ് അവരെ നോക്കിയിരുന്നത് രണ്ടും കൂടി ഏർ ഉള്ള അടികാണുമ്പോൾ പേടിയാകുമായിരുന്നു എനിക്ക് അവർ കല്യാണ പ്രായം ആവും വരെ ആ ഇടി തുടർന്നു സന്ധ്യക്ക് വിളക്ക് കൊളുത്തി അമ്മമ്മ മാമം ചൊല്ലും എൻ്റെ അമ്മ ഏർ ഏതുനേരവും അടുക്കളയിൽ ആവും അമ്മാമ്മ അത് കഴിഞ്ഞ് മടിയിൽ കിടത്തി തലോടിതരും നല്ല സുഖമുള്ള അനുഭവം അവതിക്കാലം മാമ്പഴ കാലംകൂടിയാന്നെല്ലോ വിഷം വിഷു ആകുമ്പോൾ ഏർ ചിറ്റയും കൊച്ചച്ഛനും അവരുടെ മക്കളും വരും പിന്നെ അങ്ങോട്ട് തകർ ഏർ തകർക്കും പടക്കം പൊട്ടിക്കൽ സദ്യ പലഹാരങ്ങൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ വീടിൻ്റെ മുന്നിൽ ഒരു വലിയ മാവ് തറ ക ഏർ തറകെട്ടിനിർത്തിയിട്ടുണ്ട് മാമ്പഴം വീണാൽ ആദ്യം എടുക്കുന്നവർക്ക് നല്ല വലിയ പൂളും മാങ്ങ അണ്ടിയും സ്വന്തം മിക്കവാറും ചിറ്റയുടെ മൂത്തമകൻ ആയ ഉം മനുവിന് ആണ് മാങ്ങ കിട്ടുക ആരെങ്കിലും ആരെയെങ്കിലും വിളിക്കും വിളി കേട്ടാലും മാങ്ങ അണ്ടിക്ക് കൂട്ടുപോകാൻ പറയും അന്നേരത്തെ ഒരു ചമ്മൽ അത് മൂന്ന് പേരും ഉ ഊച്ചി പിണക്കക്കാർ ആയിരുന്നു അവർ ഓരോന്ന് പറയും പിന്നെ വഴക്കാകും എങ്കിലും അവർ തിരിച്ചുപോകുമ്പോൾ സങ്കടം ആകും പിന്നെ കസേരയുടെ അടിയിൽ ഏർ ഒക്കെ പോയി കിടക്കും സഹിക്കാൻ വയ്യാതെ

ഉറങ്ങാതെ ഇരു ഉം അമ്പലത്തിൽ ആയിരിക്കും ബാല്യനാട ഏർ ബാല്യനാടകം അന്ന് ഒക്കെ അത് ഒക്കെ ആയിരുന്നു ഹരം ഉറങ്ങാതെ ഇരുന്ന് ആസ്വദിക്കും എൻ്റെ കുട്ടി മനസ്സിൽ curtain നുകൾ മാറിവരുന്നത് പലവർണ്ണങ്ങൾ ഉള്ള വെളിച്ചവും ഒക്കെ വിസ്‌മയം തീർത്തു പല നിറത്തിൽ ഉള്ള കല്ല് വെച്ച മോതിരം balloon കൾ ചുറ്റു ഏർ ചുറ്റുവള അത് ഒക്കെ ചിറ്റ വാങ്ങിത്തരും ഇപ്പോൾ എൻ്റെ മോൾക്ക് brand മാത്രം മതി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും അന്നത്തെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ

പത്ത് ദിവസം കഴിയും വരെ ഏർ കിട്ടുന്ന വിഷു കൈനീട്ടം എല്ലാവരും കൂട്ടിവെക്കും പിൻ എന്നിട്ട് അത് കൊണ്ട് ചെരുപ്പ് മാല വള ഒക്കെ വാങ്ങും എൻ്റെ അനിയത്തി വാങ്ങിയ ഏർ വാ വാണിയെ എപ്പോഴും ഉപദ്രവിക്കും എപ്പോൾ ഏർ അപ്പോൾ ചിറ്റ ഒരു വരവാണ് ഈ ചെക്കൻ പെണ്ണിനെ മെക്കിട്ടു കെറുവാണോ എന്ന് പറഞ്ഞ് നല്ലത് കൊടുക്കും എന്നാലും തരം കിട്ടിയാൽ വയക്ക് ഉണ്ടാകും മണ്ണപ്പം ചുട്ടും കളിച്ച കളിച്ചതും sat കളിച്ചതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ വെല്ല്യമ്മയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടിപോകും പിന്നെ കുറച്ച് ദിവസം അവിടെ നിൽക്കും അവി ഏർ അവിടെ ചേട്ടൻമാരും ചേച്ചിയും ഉണ്ട് പിന്നെ അയൽവക്കത്തെ കുട്ടികളും ഒക്കെ ആയി കളിച്ചുതകർക്കും എന്തൊക്കെ കളികൾ ആയിരുന്നു ഒരു നേരം വെറുതെ ഇരിക്കാതെ ഉള്ള കളികൾ കള്ളനും പോലീസും കളിക്കുമ്പോൾ ആണ് ഭാവാഭിനിയം ഞാൻ ആദ്യം പഠിച്ചത് കള്ളനെ കിട്ടിയ രാജാവിൻ്റെ ഭാവം ആയിരിക്കും ഒരു പോലീസുകാരനും എന്നെ പിടിക്കാൻ പറ്റിയില്ല പിന്നെ വളപൊട്ട് കളി

അടിക്കുമായിരുന്നു അത് പാട്ട് വെച്ച് കൊട്ടി practice ചെയ്തത് കേൾക്കാൻ വലിയ ഇഷ്ട്ടം ആയിരുന്നു കുഞ്ഞേട്ടൻ ഞങ്ങളുടെ hero ആയിരുന്നു പിന്നെ അവർക്ക് നെൽ കൃഷി ഉണ്ടായിരുന്നു അവിടെ വെള്ളം തേവി നനക്കാൻ പോകുമ്പോൾ ഞങ്ങളും കൂടെ പോകും എന്തു കാഴ്ച ആയിരിക്കും അന്നു അവിടെ പാമ്പ് തവളയെ പിടിച്ചു തിന്നുന്നത് നോക്കി നിന്ന് കണ്ടിട്ടുണ്ട് രാത്രി ഏർ ആകുമ്പോൾ തവളയുടെ ചീവീടുകളുടെയും സംഗതി സംഗേതമായിരിക്കും വല്ല്യമ്മയുടെ വീട്ടിൽ TV ഇണ്ടായിരുന്നു VCR വാടകക്ക് എടുത്ത് cinema അതിൻ്റെ ഒക്കെ thrill ഇന്ന് കിട്ടില്ല വല്ലപ്പോഴും അവധിക്കാലം അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ എല്ലും ദേവസ്വം board quarters ആയിരുന്നു വെല്ല്യമ്മക്ക് അവിടെ ആയിരുന്നു ജോലി എല്ലാവർക്കും തിരക്കൊക്കെയായി whatsapp ഉം ഇന്ന് എല്ലാവർക്കും തിരക്കൊക്കെയായി whatsapp message ഒക്കെ ഉള്ളു എങ്കിലും ഇതൊക്കെ എല്ലാവരും ഇടക്ക് എങ്കിലും ഓർക്കുന്നുണ്ടാകും മറക്കാൻ ആവില്ലലോ ആർക്കും കുട്ടിക്കാലം മുഴുവനും പറഞ്ഞ് തീരാൻ ഈ ജന്മം പോര അതുകൊണ്ട് നിർത്തുന്നു

hello നിഹാലേ എവിടെ

ഓ മഴ നല്ല മഴെന്നെ

പൊറത്തെറങ്ങാൻ കോലല്ലപ്പിത് കാറ്റും മഴയും അവിടെന്തേലു ഒക്കെ സംഭവിച്ച് ക്കണോ എന്തേലും ദുരന്തങ്ങളെന്തേലും ഇതുവരെ വ കൊഴപ്പൊന്നുല്ല തോടും തോടും പാടൊക്കെ ഒന്നായിക്കണു പേടിയെന്താച്ചാ മല full ഉം മാന്തിയിട്ടേക്കാണ് quarry എപ്പളാ ഉരുൾപൊട്ടൽ പൊട്ടാ അറീല

ഞങ്ങട വീട്ടിലില്ല ഞങ്ങള് പൊഴേടെ കൊറച്ചിപ്പറത്തല്ലേ അപ്പൊ scene ഇല്ല ആ ഞങ്ങക്കിപ്പെന്താ പേടി വെച്ചാ ഇനിയിപ്പോ നല്ലൊരു മയ പെയ്ത മലോക്കെ പാടെ പൊട്ടിച്ചാടും ആ ഇങ്ങള് മലേടെ ചോട്ടിലല്ലേ വീട് ആ മലയുടെ ചോട്ടിലായോണ്ടേ

പൊട്ടിച്ചാടീറ്റ് പിന്ന ആസ്വദിച്ചിട്ട് കാര്യല്ലല്ലോ ദുരന്തങ്ങൾ എല്ലാടത്തും നടക്കുന്നതാ കൊറേ ആൾക്കാരെ വീടൊക്കെ പോയിക്കണു

വെള്ളം കേറീട്ടും കൊറേ വീടുകളൊക്കെ നശിച്ചിരുന്നു ഉം ചൂടാണെങ്കി ആക ചൂടെടുത്ത് വെള്ളം വറ്റി അയിന്റെ എടങ്ങാറ് മഴയാണെങ്കി പെയ്ത

ഇതിപ്പൊ എന്തക്കെ കാട്ടിയാലും ഇപ്പൊ ആൾക്കാരിക്ക് കുറ്റാ ഉം ഇപ്പൊ കഴിഞ്ഞൂറി കണ്ടില്ലേ ഇപ്പോം പ്രളയം പ്രളയം വന്നിട്ട് എത്ര ആൾക്കാരാ മരിച്ചെ കൊറേ ആൾക്കാർ മരിച്ചു ലേ കൊറേ ആൾക്കാരെ വീടും പോയി ഇതായിന് ഇതിനിപ്പൊ കാരണെന്താ നമ്മള് മാനുഷ്യമ്മാരെന്നേന്ന് ഈ പ്രളയൊക്കെ വരാന് കൊറേ മനുഷ്യമ്മാരെ man made ഉ ഉണ്ട് കൊറേ പിന്നെ natural ന്നു ഉണ്ട് പ്രകൃതിന്നും പിന്നെ ഉണ്ട് പ്രകൃതിയെ നമ്മള് മനുഷ്യമ്മാര് നശിപ്പിച്ചണ്ടത് കൊണ്ടെന്നെയാണ് ഇങ്ങനെ വരുന്നത് അതാ വേറൊന്നു അല്ല എല്ലാ കാര്യങ്ങളും കുന്നുകളൊക്കെ ഇടിക്കന്നെലെ നാട്ടുകാരും ആൾക്കാരു ഒക്കെ അവരുടെ വീടുകളൊക്കെ വേണ്ടീട്ട് ഇപ്പെല്ലാ നാട്ടിലും ഒരോ quarry അല്ലേ അങ്ങനെ ഈ quarry ഇണ്ടാക്ക്യ തന്നെ ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഇണ്ടാവെ

ഉം

അപ്പൊ നമ്മള് സാധാരണക്കാരന് പോയാലൊന്നും ready ആവൂല അതിപ്പൊ ഇതിൻറെ ആൾക്കാരിക്ക് നല്ല പൈസയും കാര്യങ്ങളും പുടിപാടൊക്കെ ഇണ്ടായൊണ്ടേ ആ നമ്മള് പറഞ്ഞാലൊന്നും ശരിയാവൂല പ്രളയാണ് നാട്ടിത് എല്ലാടത്തും പ്രളയായോണ്ടാണ് ആൾക്കാര് പേടിച്ചത് വെള്ളം കേറിയ

വെള്ളം കേറി എത്ര വീടാ പോയത് ആ അത് ഞാൻ കേട്ടിക്കുണു വാർത്തയിലെല്ലാം ഉണ്ടായിരുന്നു കൊറേ കൊറേ വാർത്തയിൽ full ഇതെന്നേണ് ഏർ ദുരന്തങ്ങളെ കുറിച്ചിട്ട് മഴ പെയ്താ നിർത്തിയെ ഓ ഞങ്ങളിവിടെ തന്നെ ഒരു side ത്തൊലൊക്കൊ school ക്ക് താമസം മാറി എപ്പാ ഈ ഉരുൾപൊട്ടൽ പൊട്ട അറിയില്ലല്ലോ മഴ കൂടി കൂടി വരു അല്ലെ കുട്ടിയാൾക്കൊക്കെ സന്തോഷല്ലായിരുന്നോ ഇ മഴയൊക്കെ പെയ്യണവിടെത്തിയ school ക്കൊന്നും പോണ്ടല്ലോ മഴ പെയ്ത് മനുഷ്യൻ ജീവൻ നിക്കണ്ടെ അപ്പൊ ഓര് school മണ്ണിടിച്ചല് കൊറേ നമ്മളിണ്ടാക്കണ തന്നെയാണ് മണ്ണിടിച്ചലൊക്കെ മണ്ണിടിച്ചലു ഒക്കെ നമ്മളിണ്ടാക്കണ തന്നെയാണ് അല്ലാപ്പൊ natural ന്നും പറഞ്ഞ ദുരന്തങ്ങള് വരുന്നത് അല്ലാതെ full ആയിട്ട് മനുഷ്യന്മാര് ഉണ്ടാക്കുന്നൊന്നു അല്ല അയില് പകുതിയിലും നമ്മളെ മനുഷ്യമ്മാരെ കയ്യിണ്ട്

അയിനാണീ മലയിതൊക്കെ പൊടി പൊട്ടിക്കണത് ആ ആൾക്കാര് പൈസക്ക് വേണ്ടീറ്റ് ഉള്ള മലയും കുന്നുകളൊക്കെ ഇടിച്ച് ഇതാക്കുന്നു ക്ഷെ പിന്നെ അയിനെ ഈടിണ്ടായയിനെ ഭവിഷ്യത്ത് ആൾക്കാര് മൊത്തം ഇല്ലാണ്ടാവും അതാണ് ഓര്ന്ന് ഓരിബിടെല്ലൊന്നു ഉണ്ടാവൂല ഓല് ഇത് മലയും ഇതൊക്കെ പൊട്ടിച് ഓല് പോവും പിന്നെ അമ്മളാകു അയിന്റെ after effect മ്മക്കാ കിട്ടാ ആ അത് ഈ അവിട താമസിക്കുന്ന ആൾക്കാരിക്ക്ള്ളു അയിന്റെ ഏർ ഭവിഷ്യത്ത് കിട്ടാ അല്ലാതെ അവരിക്ക് ഒന്നുണ്ടാവുല്ല ഇപ്പൊ ഇങ്ങളെ പൊഴേലൊക്കെ എങ്ങനെ വള്ളം കൂടിക്കണോ ഓ പൊഴേല് വെള്ളം കൂടിക്കണോന്നാ നല്ലോം കൂടീക്കണു ഇപ്പവിട കൂടിയൊക്കെ വെള്ളം കേറീക്കണു അവിടന്ന് ആൾക്കാരെ ഒഴിപ്പിക്കല് അങ്ങനത്തെ കൊറേ സംഭവങ്ങളായിട്ടാണ് ആൾക്കാര് ഇപ്പൊ ആൾക്കാര് കുളിക്കാനൊന്നു ഏർ പോക്കില്ലാന്ന് പറയുന്നു

നല്ല അടിയൊഴുക്കും നല്ല ഏർ വെള്ളം കേറീക്കുണു അപ്പൊ എന്തായാലും ആൾക്കാരൊന്നും കുളിച്ചാൻ അവസ്ഥയാ ഈ മഴയത്ത് ആരു അ പൊഴക്ക് പോവലുല്ല മീൻ പിടിത്തക്കാർ പോവുട്ടോ അവർക്ക് പിന്നെ പേടില്ലല്ലോ തോണിയിണ്ടല്ലോ

എനിക്ക് നീന്താറിയ എനിക്ക് വിഷയല്ല നീന്തലിന് certificate ഇണ്ട് അടിയൊഴുക്കുണ്ടെങ്കി പിന്ന നീന്തീട്ടൊന്നു കാര്യുല്ല നമ്മളൊക്കെ നീന്തും മ്മടെയൊക്കെ നീന്തലിന്റെ main ആണ് കൈന പ്രാശം ഇങ്ങളെ പൊഴേക്കൂടി മറ്റെ മലമ്മന്ന് പോത്തൊക്കെ ഒലിച്ച് വന്നിനു

എങ്ങനെ ആഹ് ഇത് അയിന്റെ ശവം ഒലിച്ച് വന്നിന് ഒരു വട്ടം പൊഴയില് ഈ മലമന്ന്

അതിങ്ങൾ അറിഞ്ഞിനാ പോത്ത് ഈടെ news ല് ഞാൻ കണ്ടിനു അതേ മണ്ണൊലിച്ചല് ഇണ്ടായിട്ടിണ്ടായി അപ്പൊ അന്ന്

എങ്ങനെ ഞാൻ കേട്ടില്ല അത് മണ്ണൊലിപ്പിൻറെ time ലേ മലമ്മന്ന് വന്നതാ തോന്ന് അത്കണ്ടേ ആൾക്കാര്ന്നല്ല പിന്നെ അത് അന്വേഷിച്ചയിന് ഒരിതുല്ല ആരോ അങ്ങനെന്തോ കേട്ടിന്ൽ forest ൽ കൊടുത്തുന്നോ correct അറീല എന്താ ഇണ്ടായിന്ന് forest area ക്ക് കിട്ടീട്ടുണ്ടെങ്കി അത് തെരഞ്ഞെടുത്തേക്ക് കൊടുക്കും അത്ര സംഖ്യൻറെ മൊതലല്ലേ പോത്തിനൊന്നിപ്പൊ വലിയ വിലയില്ല പത്തമ്പയിനായിരുറുപ്പിയൊക്കെ ഉള്ളൂ എന്തായാലിപ്പൊ ഈ രണ്ട് മൂന്ന് കൊല്ലായിട്ട് government ന് നല്ലടിയാ പ്രളയോം government ന് നല്ല കിട്ടലാണ് പ്രളയം വന്നാ ദുരിതാശ്വാസ camp ക്ക്

camp ക്കുള്ള fund സർക്കാരിൻറെടുത്തുന്ന് ഓല് കൊറച്ച് എടുത്തിട്ട് പിന്ന ബാക്കിയുള്ളത് കൊടുക്കീം ഓര് പകുതി പോവുലെ

ക്ഷേ ഈ പ്രളയൊക്കെ വരുമ്പോ ആൾക്കാരൊക്കെ ഒന്ന് ഒപ്പം നിന്ന് കൂടണ്ണ്ട് ട്ടോ ആ എല്ലാ നാട്ടിലും പിന്നെ സംഭങ്ങളെലെല്ലുണ്ട് പ്രശ്നില്ല

തോണി അങ്ങനൊന്നില്ല അഹ് തോണിയൊക്കെ ഇങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുന്നുള്ളൂ അല്ലാതിങ്ങനെ എല്ലാ വീട്ടിലും തോണി എടുക്കലൊന്നുല്ല ഏ അത്രക്കൂട്ടും വലിയ scene ഇണ്ടായിനോ അവിടെ

അല്ലാ വെള്ളം അത്രക്കോളും കേറീനോയ്ചെയാ പൊഴേന്ന് ആ അവിടൊരു തോടുണ്ട് ആ തോട്ടില് നല്ല വെള്ളം കേറീന് അവിടെ വീടെടുക്ക് നല്ല വെള്ളം കേറീട്ട് നല്ല scene ആന്ന് അപ്പൊ തോണി എടുക്കലിണ്ട് ഞങ്ങടവിട തോടും പാടോം ഒന്നായിട്ടുള്ളൂ തോടും പാടോം ഒന്നായ് തന്നെ block ആവൂലേ ഉം തോടും പാടും ഒന്നായ അപ്പർത്ത് പോവാൻ കോലുല്ല വെള്ളം കൊണ്ട് bypass bypass ല് നല്ല വെള്ളം കേറലില്ലേ ആട വെള്ളം കേറി ഇക്കുറി എന്തായാലും scene ആവു ആടെ

തോ തോട്ടില് പാലം കെട്ടിയൊണ്ട് ഇപ്പൊ വെള്ളം പോണില്ല അപ്പൊ പാടത്ത് വെള്ളങ്ങന നിക്കാണ് അപ്പൊ പെട്ടെന്ന് വെള്ളം പൊന്തും മോള്ക്ക്

എങ്ങനെ പോവാ കാല് കുത്തുന്ന ഒക്കെ വെള്ളത്തിക്കല്ലേ പിന്നെ ആരാ പൊറത്തിക്കെറങ്ങൽ അങ്ങനേലും ഒന്ന് വെള്ളം കണ്ടോ

അങ്ങന daily കാണണിണ്ട് പക്ഷെ വെള്ളം മേത്തൂടിക്ക് വാരന്നില്ലാന്നേ ഉള്ളൂ

ഡാ മാർജിന്റെ വീട്ടിക്ക് വെള്ളം കേറീക്കുന്നൊ അവൻ പൊഴേ ഏർ പൊഴേടെ അടുത്തേക്കല്ലേ അല്ല ഓൽക്ക് scene ഇല്ല ഓല് കൊറച്ച് മോൾളാണ്

നീന്താറിയോ ചെക്കന് നീന്താറിയോ

പ്രളയം നീന്താന് കൊഴപ്പോന്നുല്ല നീന്താ വെച്ച് രണ്ടായിരത്തി പതിനെട്ട് movie ലാണ് ഇപ്പൊ ടോവിനോ അവരൊക്കെ രക്ഷിക്കുന്നെ cinema ക്കാരിക്കിപ്പോ അങ്ങനെ ഒരു കഥയിതുണ്ടാക്കി ഒന്നഭിനയിച്ചാ പോരെ നീന്താനറിയിക്ക അറിയിട്ടെന്താ ഏർ സ്വയം രക്ഷപെടും ചെയ്യാ ഒപ്പുള്ളവരെ രക്ഷപ്പെടുത്തും ചെയ്യാ സംഭവം ശരിയാണ് നമ്മ കേരളത്തിലൊരു പ്രളയം വന്നാ അങ്ങൻ തന്നെയാണ് രണ്ട് കൊല്ലായിട്ട് അതിനി ഇബട്ന്ന് അങ്ങോട്ട് ഇണ്ടാവും ചെയ്യും

എങ്ങനെ വ്യ കേക്കുന്നില്ല

ഇപ്പൊന്നിങ്ങട് നിന്നിക്കുണു ഏത് നിമിഷിപ്പോ പെയ്യും എന്റ വീടിന്റാട കൊഴപ്പൊന്നുല്ലല്ലോ ഏയ് ഇപ്പൊ കൊഴപ്പോന്നുല്ല അയെല്ലെ ഇപ്പൊ വിളിച്ചത് മഴ ഇണ്ടെങ്കി ഇപ്പൊ range ഉ ഉണ്ടാവൂല ഇടി പൊട്ടിയെ കേക്കൂല്ല അഹ് മഴ നിന്നപ്പൊന്ന് വിളിച്ചതാണ് അഹ് ഇങ്ങളെ പാടത്തെന്തെലും കൃഷി എന്തേലും നശിച്ചിക്കണോ പാടത്ത് കൊ ഇതുണ്ടായിന് വാഴെച്ചിന് കൊറച്ച്

അതൊടിഞ്ഞ് തൂങ്ങീക്കണു

വാഴ പോയ scene അല്ലേട അന്നിം കൊണ്ട് ഒരുപകാരുല്ല അയിൽന്ന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട അത് വെച്ചക്ക്ണ് ഉപ്പ അത് പോയ scene അല്ലെ അയില്ലേ മ്മള് ഇതാക്കണ്ട് ആ ഒടിഞ്ഞുങ്ങി വീണാ government ന്ന് പൈസ കിട്ടും government ഇങ്ങന കൊടുക്കണേ എല്ലാർക്കും കൊടുക്കണ്ടി വരും ആരും അഹ് പെട്ടെന്ന് കിട്ടു ഒന്നുല്ല അല്ലെങ്കി കൃഷി ഭവൻന്ന് കിട്ടും എത്ര വാഴ പോയീന്ന് വെച്ചാല് വീട് പോയൊർക്കൊക്കെ ഇത് പെട്ടെന്ന് കിട്ടും വീട് പോയോർക്കൊക്കെ പെട്ടെന്ന് കിട്ടും പ്പൊ അതുപോലെ ഞങ്ങടെ back ത്തെ മതില് പൊളിഞ്ഞാടിക്കുന്നു വെള്ളം വന്നിട്ട് അതിപ്പൊ നി കെട്ടിയ മതി ഇങ്ങളടത്ത് പൈസ ഇണ്ടല്ലോ